ഒരു മിഠായി ഷോപ്പാണ് നമ്മൾ ഈ ഒരു ദൃശ്യത്തിൽ കാണുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരം വിദേശ മിഠായികൾ അതുപോലെ തന്നെ--

കാരക്ക പോലുള്ള കാര്യങ്ങളും വിൽക്കപ്പെടുന്ന ധാരാളം പീടികകൾ ഉണ്ട് മലയാളികൾ ഇത്തരം--

കേരളത്തിന്റെ മനോഹാരിതയാണ് ഈ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാകുന്നത് വളരെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും അതുപോലെതന്നെ വളരെ--

പാറകളും മലകളും മരങ്ങളും തിങ്ങി നേടിയ കേരളം എത്രയോ സുന്ദരമാണെന്ന് തെളിയിക്കുന്ന--

ഫാമിലിയായും കുടുംബമായും കുട്ടികളുമായും അതുപോലെതന്നെ ചങ്ങാതിമാരും ആയും ആ--

ഒരു കച്ചോട സ്ഥാപനത്തിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്.

ടൂറിസ്റുകളും മറ്റും തങ്ങളുടെ പേരുകളെല്ലാം ഗുഹയുടെ ചുമരുകളിൽ രേഖപെടുത്തിയതായിട്ടു കാണാം പണ്ടുകാലങ്ങളിൽ ജീവിച്ച മനുഷ്യരുടെ--

ഇസ്ലാം മത വിശ്വാസികളുടെ ആരാധനാലയ കേന്ദ്രമായ പള്ളിയാണ് നമ്മൾ ഇപ്പോ--

കണ്ടുകൊണ്ടിരിക്കുന്നത് വിശിഷ്ട അവസരങ്ങളിലും വിശിഷ്ട ദിനങ്ങളിലും മാസങ്ങളിലുമെല്ലാം അവർ--

എത്തിക്കാൻ കഴിയുന്നുള്ളു കഴിയുന്നുണ്ട് എന്ന് ഏറ്റവും നല്ലൊരു സാമൂഹ്യ--

ഒന്നുള്ളത് അവിടത്തെ വൃത്തിയാണ് വൃത്തികരമായി സൂക്ഷിച്ചാൽ മാത്രമേ ഇത്തരം--

സൗന്ദര്യവത്കരിക്കുന്നത് അല്ലെങ്കിൽ സൗന്ദര്യത്തെ കൂടുതൽ മോനോഹരമാക്കുന്നത്--

നമുക്കറിയാം വാഹനങ്ങൾ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിരത്തുകൾ ഭരിക്കുന്നത്.

അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുക എന്നുള്ളത് ഒരു ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തെ അത്യാവശ്യ കാര്യമായിരിക്കുന്നു.

ഇവിടെ ഈ ഭൂമിയെ കൂടുതൽ സുന്ദരമാക്കുന്നത് സുന്ദരമായ ഭൂമിയാണ് നാളെയുടെ നിറ വാഗ്ദാനങ്ങൾ.

വരുംകാല ജനങ്ങളിൽ അവർക്ക് ചരിത്രം പഠിക്കാൻ അതുപോലെതന്നെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവ അവരെ കൂടുതൽ സഹായകരമാക്കുന്നു.

അതിനു ചുറ്റുമുള്ള ഭക്ത ജനങ്ങൾ ദൈവത്തിൽ നിന്നും കാരുണ്യ കടാക്ഷങ്ങൾ ലഭിക്കാൻ വേണ്ടി വളരെ--

ഇത്തരം സ്ഥാപനങ്ങൾ പല ഡിസ്കൗണ്ടുകളും ഇളവുകളും വരുന്നത് വയി മനുഷ്യന് അത് വളരെ--

ക്രൈസ്തവ സമൂഹത്തിൽ നമുക്ക് അറിയുന്നതുപോലെതന്നെ ആളുകൾ ചർച്ചിനെയും അതുപോലെതന്നെ--

നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഡോക്ടർ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ആരോഗ്യങ്ങളും സംരക്ഷിക്കുകയും അതിന് വേണ്ട മാർഗ്ഗ നിർദേശങ്ങൾ പറഞ്ഞ് തരുകയും ചെയുന്നു.

മയ കെട്ടി നിൽക്കുന്നതാവുമ്പോൾ നമുക്ക് തോന്നും ആകാശം അത് കരയുകയാണെന്ന്.

നല്ല ഭക്ഷണങ്ങൾ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം.